വർദ്ധിക്കുകയും നാം കൂടുതൽ കരുത്തരായി തീരുകയും ചെയ്യും നമ്മുടെ നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥ ചുറ്റുമുള്ളവരിലും നാം കണ്ട് കണ്ടുമുട്ടുന്നവരിലും കൂടുതൽ പ്രചോദനം ലഭിക്കുവാൻ കാരണമാവുന്നു നന്ദി നമസ്കാരം